അതെ അതെ സുഗെയിറ്റ് ഇരിക്കുന്നു താങ്കളോ ആഹ് അതെ ഞാനും സുഖായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോ ഞാനിപ്പോ വിളിച്ചത് അഹ് നമുക്ക് യാത്രയെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ വേണ്ടീട്ടാണ്‌ ട്ടോ

അപ്പൊ യാത്രയെന്ന് പറയുമ്പോ ഈ വിദൂര സ്ഥലങ്ങളിലേക്കുള്ള ആളികളുടെ ചലനത്തെ ആണലോ നമ്മൾ യാത്ര എന്നറിയപ്പെടുന്നത്. അപ്പൊ അതായത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെന്നല്ല ഏത് കാലത്തായാലും ഈ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവാത്തില്ല

ഏത് വയസ്സിലുള്ള ആളുകൾ തന്നെ ആയാലും യാത്രക്കാണ് മുൻഗണന കൊടുക്കുന്നത് അതെ അതെ ഏ ഏത് തരം പ്രായക്കാർ ആണെങ്കിലും അവർക്ക് യാത്ര എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരേ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് അത് തന്നെ പ്രത്യേക അനുഭൂതി തന്നെയാണ്. അപ്പൊ താങ്കൾക്ക് ഏതൊക്കെ തരം യാത്രകൾ ചെയ്തിട്ടുണ്ട് ആഹ് നമുക്ക് കാൽനട യാത്രകൾ ഉണ്ട് പിന്നെ തീവണ്ടീ വിമാനം അഞ്ചിന് ഒരു വിധം എല്ലാം ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പൊ ഈ ഇത് ചെയ്തതിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപെട്ട ഒരു രീതി ഏതാണ്

തീർച്ചയായും കേറീട്ടുണ്ട് കൊറേ തവണ ഞാൻ പോയിട്ടുണ്ട് അതും എൻ്റെ രക്ഷാകർത്താകളുമായിട്ടാണ് പോയത് അതെ അല്ലെ എവിടെയാ രക്ഷാകർത്താകളുമായിട്ട് അവരുടെ ജോലി സ്ഥലത്തേക്കു ആയിരിക്കുമല്ലോ അല്ലെ അതെ തീർച്ചയായും എൻ്റെ പിതാവിൻ്റെ ജോലി സ്ഥലത്തേക്കു അവധി സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ അതെ അല്ലെ അപ്പൊ ഇതിനകത്ത് ആഹ് പിന്നെന്താ ഈ യാത്ര ചെയ്യുമ്പോ താങ്കൾ താങ്കൾക്ക് ഇഷ്ടമാണോ യാത്രകൾ ആഹ് തീർച്ചയായിട്ടും എനിക്കും ആഹ് എനിക്കും ഒരു ഒരുപാട് ഇഷ്ടമാണ് യാത്രകൾ

എനിക്ക് കാൽനട യാത്രയാണ് ട്ടോ ഏറ്റവും ഇഷ്ട്ടം കാരണം നമുക്ക് കാല്നട യാത്രയിലൂടെ നമുക്ക് കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പ്രകൃതി കൂടുതലും നമ്മളെ ആകർഷിക്കും യാത്രയിലൂടെ

അപ്പൊ വിനോദ സഞ്ചാരത്തിനൊക്കെ പോയിട്ടില്ല

അതെ അതെ ഞങ്ങളും വിനോദ സഞ്ചാരത്തിന് പോയിരുന്നു ഞങ്ങൾ പാലക്കാടുള്ള നെല്ലിയാമ്പതി എന്നുള്ള ഒരു സ്ഥലം അറിയോ ആഹ് ഞാനും പോയിട്ടുണ്ട് ഒരിക്കൽ പണ്ട് ഉം കൊറേ വർഷങ്ങൾക്ക് മുന്നേ പോയിട്ടുണ്ട് അവിടെ അവിടെ നല്ലൊരു സ്ഥലം തന്നെയാണ് അത്

ആഹ് നല്ല മനോഹരമായ പ്രകൃതി ഭംഗികൾ ഒകെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടെ അതെ അതെ വളരെ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ തീർച്ചയായും തീർച്ചയായും അത് നമ്മളെ കാലത്ത് കൂട്ടുകാരികളും ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ ആണ് അത്

ആണല്ലേ ആഹ് എനിക്ക് തോന്നുന്നത് അവിടെ കൊറേ വാനര സംഘങ്ങളും ഉണ്ടല്ലേ ഹഹ വാനരന്മാർ

ഉണ്ടല്ലേ. അപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാർക്കൊപ്പം തന്നെയാണ് പോയത് വളരെയധികം അങ്ങിനെ പോയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ ആണ് അതും

അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കൂടി ഉണ്ട്

കുറെ നാൾക്ക് നാളുകൾക്ക് മുന്നേ ആണ് ഞാൻ പോയത്

ഒരിക്കലും ഇല്ല പറ്റത്തില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കങ്ങിനെ പറയാൻ പറ്റത്തില്ല

ശെരിയാ ശെരിയാ അപ്പൊ നമുക്കിങ്ങനെ സ്ത്രീകളുടെ സുരക്ഷ സ്ത്രീകൾ മാത്രമല്ല ആരുടെ ആയാലും യാത്ര ചെയ്യുമ്പോൾ അവരുടെ സുരക്ഷ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം ആഹ് നല്ല നല്ല എന്താ മ്മ് നിയമങ്ങൾ കൊണ്ടുവരണം പോലീസുകൾ ആഹ് നിയ എന്താ സുരക്ഷിതത്വം ഉറപ്പാക്കണം അങ്ങിനെ അഹ് രാത്രി കാല എന്താ

അങ്ങിനെ യാത്ര എന്തെങ്കിലും ഒക്കെ ചെയ്യണം മ്മ് അപ്പൊ അതുപോലെ നമുക്ക് നമുക്ക് ബോധവത്കരിക്കാം അല്ലെ നമുക്ക് എല്ലാവരേം അതായത് ആഹ്

മ്മ് അത് വളരേ അത്യാവിശം തന്നേണ് ഈ ബോധവത്കരണം കാരണം നമ്മൾ ദിനംപ്രതി നമ്മൾ വരുന്ന വാർത്തകൾ നമ്മൾ നമ്മൾ കേട്ടാൽ തന്നെ നമുക്ക് മനസിലാകും എത്രത്തോളം സുരക്ഷിതരാണ് പൊറത്തെന്നുള്ളത് കൂടുതലായിട്ടും ഇത് അതെ ഇപ്പോം ഇന്നത്തെ ഇന്നത്തെ പത്ര വാർത്തയിൽ തന്നെ ഓർ ഇരുപത്തി രണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ത്രീയെ കടന്നു പിടിച്ചു രാവിലെ നടക്കാൻ പോയ സ്ത്രീയെ

അതെ അവരെ സ്വന്തം വീടിൻ്റെ അടുത്താണ് ഈ നടന്നത് തന്നെ അപ്പൊ അതൊക്കെ തന്നെ സംഭവം വീടിൻ്റെ അടുത്തായിട്ട് തന്നെ അങ്ങിനെ നടന്നു അങ്ങിനെ ആകുമ്പോ മറ്റൊരു അറിയാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട കാര്യം ഇല്ലാലോ നമ്മൾ

അതെ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടിട്ടുള്ള മുൻകരുതലുകൾ അധികാരികൾ എടുക്കണം വേണം വളരേ ആവിശ്യമായ ഒരു കാര്യം തന്നെയാണ്

വെക്കേണ്ട സമയം കഴിഞ്ഞു. ആഹ് നന്ദി നന്ദി